ആ ആ. ഇതിപ്പോ plan ചെയ്തിട്ട് എടുത്തതാ അതോ പെട്ടെന്നുണ്ടായതാ

ഞാൻ plus two ല് പഠിക്കുമ്പത്തന്നെ എനിക്ക് എന്താ പറയാ എനിക്ക് aviation ഏർ ആ ഏർ field ക്ക് പോണംന്നായിനു താല്പര്യം. പക്ഷെ വീട്ട്കാർക്ക് അത് അത്ര interest ഇണ്ടായിരിന്നില്ല അതോണ്ട് പിന്നെ ഞാൻ അങ്ങനെ എടുത്തു ഞാന് ഒന്ന് നോക്കാന്ന് കരുതി b. tech ഇലൊക്കെ engi എന്താ ladies ഒക്കെ കൊറവാണോ? അത് mech ല് മാത്രുള്ളു കൊറവ് ഞാൻ CS ആണ്.

CS ഇലൊക്കെ ഏർ equal ആണ് boys ഉം girls ഉ ഒക്കെ mech ല് ആഹ് അത് mech അഹ് പൊതുവെ boys ആണ് കൂടുതല് എടുക്ക ആ plus two അപ്പൊ ഏത് എടുത്തിന്

ആവു എന്നാ degree നോക്കിക്കൂടെ എന്നാല് degree engineering ന് അങ്ങനെ seat കിട്ടിയപ്പൊ പിന്നെ ഞാൻ degree degree ക്ക് എല്ലാത്തിനും ഞാൻ കൊടുത്തിരുന്നു. ആ degree ആണെങ്കിൽ ഏത് നോക്കാനായിരുന്നു താല്പര്യം degree ആണെങ്കി BSC അല്ലെങ്കി BSCcomputer science

പിന്നെ എനിക്ക് BBA എടുക്കണംന്ന്‌ ഇണ്ടായിരുന്നു ട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ aviation ആണ് interest ന്ന്‌ അപ്പൊ ആ youtube ഇലൊക്കെ നോക്കിയ സമയത്ത് ഇങ്ങനെ കണ്ടിരുന്നു. BBAaviation അങ്ങ അങ്ങനെയാ കാണാ BBAaviation അപ്പൊ ഞാൻ BBA എടുത്തിട്ട് അങ്ങനെ എടുക്കാന്നുണ്ടായിരുന്നു. അതെന്തെ ഇപ്പോ b. tech ന് ചേർന്നിട്ടാ aviation ന്റെ കാര്യം തീരുമാനിച്ചു അല്ലാ അത് എനിക്ക് പണ്ട് മുതലേ ഇണ്ട് എൻ പ ആഹ് പണ്ട് ഇങ്ങനെ pilot ആവണം. അങ്ങനെക്കേ ആയിരുന്നു ആഗ്രഹം ആ എല്ല തെരക്കുള്ള പോലെ ലെ

നാട്ട് ഞാൻ ര ഒന്ന് രണ്ട്‌ സ്ഥലങ്ങളൊക്ക നോക്കി വച്ചൂക്കുണു കൊച്ചിയില് ഒന്ന് രണ്ടെണ്ണം ഇണ്ട് പിന്നെ കാലിക്കറ്റ് ഇണ്ട് പിന്നെ ബാംഗ്ളൂർ ഇണ്ട്

ആഹ് അവിടെ എവിടേലൊക്കെ നോക്കണം ആ ഇടെ കൂടെ ആരാ ഇണ്ടാഅ friends ഒക്കെ ഇണ്ടാ ഇതിന് aviation ന് ഏയ് friends ഇനൊന്നും interest ഇല്ല. എല്ലാവരും എന്താ പറയാ ഇനി ഇപ്പം b. tech അല്ലെ എടുത്തിക്കിണ് അപ്പോ CS ആണ് അപ്പൊ നമ്മുക്ക് skill ആന്നല്ലോ വേണ്ടേ അപ്പൊ എല്ലാവരും എന്തെങ്കിലും course ചെയ്തിട്ട് അങ്ങനെ ഇതിൻ്റെ

skill വേണം ല്ലേ

ആഹ് അപ്പൊ ഈ programming നൊന്നും താല്പര്യം ഇല്ല

ഇതിക്ക് ഇറങ്ങി പോവുമ്പൊ ആ ഉള്ളിക്ക് ഇറങ്ങി ചെല്ലുമ്പളെ അത്ര രസല്ല ആഹ് tough ആണല്ലേ tough ആണ് പിന്നെ അയിനോട് നല്ല passion ഉം interest ഉണ്ടെങ്ങി മാത്രമേ നമ്മക്കയില് success ആവാൻ പറ്റുള്ളൂ ആ നമ്മളെ creativity വരണല്ലേ അവിടെ ആ creativity വരണം പിന്നെ ഇങ്ങന അതിനായിട്ടിരിക്കണം

ഞാനങ്ങനെ ഒതുങ്ങി ഇരിക്കണൊരു ആളല്ലല്ലോ

ഇനിക്കിങ്ങന ആൾക്കാരുമായിട്ട് interact ചെയ്യണം അങ്ങനക്കെയാണ് അങ്ങനത്തെ job നോടാണ് താൽപര്യം

B. Tech എടുത്തിട്ടിപ്പോ എന്താ അവസ്ഥ

ആ exam ൻ്റെ സമയത്ത് എന്തെങ്കിലും തട്ടിക്കൊടഞ്ഞു പോവും

അപ്പൊ തൊ തുടക്കം മുതലേ aviation ആണ് താല്പര്യം ല്ലേ താല്പര്യം നമ്മക്ക് interest ഇല്ലാതെ എടുത്തു കഴിഞ്ഞാ പിന്നെ അങ്ങനല്ലേ

അന്നാണെങ്കി എനിക്ക് വീട്ടുകാരെ convince എയ്യാനും പറ്റീല പറഞ്ഞിട്ട് ആ അയിനെപ്പറ്റി അറീല്ലല്ലോ ല്ലേ ഇല്ല പിന്നെ ഞമ്മളിങ്ങനെ ഓരോരുത്തരെടുത്ത് ചോദിച്ചിട്ടും അങ്ങനെ details മനസിലാക്കി എത്ര ഏർ എന്താ എത്ര കാലായി ഇപ്പൊ aviation നേപ്പറ്റി ഏർ study എയ്യ തുടങ്ങീട്ട് അത് ഞാൻ plus one മുതലെ നോക്ക്ണ്ട് പക്ഷെ അപ്പൊ ഒന്നും എൻക്ക് അത്ര detail ആയിട്ടൊരു ഇത് കിട്ടീനില്ല പിന്നെ ഏർ എഹ് aviation പോണ ആരേലും ഉണ്ടോ company ക്കാര് ഇല്ല എൻ്റെ friend ൻ്റെ ആഹ് ഒരു cousin ഉണ്ട് ഒരു cousin sister ആട്ടോ ആ ചേച്ചി ഏർ aviation cabin crew ആണ് ന്നെ ഒളോടൊക്കെ ചോയിച്ചാല് അറിയാലോ ല്ലേ ആ ഓള് അഹ് ഓളടുത്ത് ചോയിച്ചിട്ടാണിക്ക് കൊറേ details കിട്ടിയത് ആ ചേച്ചിം ഞാനും company ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ message അയച്ചിട്ട് എക്കിങ്ങനെ എന്താ ഇതില് interest ഉണ്ട്ന്നൊക്കെ പറഞ്ഞപ്പോ ആ ചേച്ചി ഇങ്ങനെ details ഉം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആ എവിടെ പഠിക്കാനാ suggest എയ്തേ ആ ചേച്ചി പറഞ്ഞത് ആ ചേച്ചി എന്താ കൊച്ചിയിലൊരു ഉം എന്തോ സ്റ്റയി sky aviation ഓ അങ്ങനെ എന്തോ ഒരു ഉം ഇവിടെ പഠിച്ചിക്ക്ണ് പക്ഷെ എ ചേച്ചി ഏർ അത് പഠിക്കണംന്ന് ആ പഠിക്കണം ന്ന് നിർബന്ധോന്നുല്ല നമ്മക്ക് എന്താ language ണ്ടെങ്കി നമ്മക്ക് direct പോയിട്ട് interview attend ചെയ്ത് കേറാ ആഹ് അവിടെത്തെ certificate കൊണ്ട് value ഒന്നുല്ല അങ്ങനെയൊക്കെയാ പറഞ്ഞത് ആ language നല്ലോണം അറിയാ അല്ലെ

ഉം international ൽ airlines ൽ apply ചെയ്യാനാണെങ്കി ഹിന്ദി വേണ്ട english നല്ല fluent അയാ മതി മഹിജ എങ്ങനെയാ english ഒക്കെ english കൊഴപ്പല്ല എനിക്ക് സംസാരിക്കാനുള്ള ഇത് അത്രക്കില്ല ആഹ് ഹിന്ദിയോ അപ്പൊ ഹിന്ദി ആ ചെറുതായിട്ടൊക്കെ അറിയാ

അത് improve എയ്യാൻ ഒന്നാമത് നമ്മളൊക്കെ നാട്ടി തന്നെയല്ലേ പഠിക്ക്ണതും ഇതാക്ക്ണതും ഒക്കെ അപ്പൊ നമ്മക്ക് സംസാരിക്കാനുള്ള ഒരു space കിട്ടുന്നില്ലല്ലോ ആ ആഹ് ഇപ്പം B. Tech കഴിഞ്ഞിട്ട് ഞാന് പുറത്തെവിടെലും നോക്കി നോക്കണം അപ്പൊ തന്നെ improve ആയിക്കോളും പിന്നെ ഇങ്ങനെ ഈ വാട്സാപ്പ് വഴിയൊക്കെ english പഠിക്കണേ set up കളുണ്ടല്ലോ അതിലൊക്കെ പിടിച്ചപ്പൊ നമ്മക്ക് മനസിലാകും എൻ്റെ friend ൻ്റെ കാക്കു പഠിച്ചിന് ട്ടോ അയില്

അപ്പൊ ഓള് ൻ്റെടുത്ത് പറഞ്ഞു ഓന് ഭയങ്കര ഏർ basic ഉം കൂടി ഇല്ലാത്ത അങ്ങനെയെനുത്രെ അപ്പൊ ഓനിക്ക് ഇങ്ങനെ കുറച്ച് improve ആയിക്കു നല്ലോണം സംസാരിക്കുവോന്നും ഇല്ലെങ്കിലും അത്യാവശ്യക്കെ ഇപ്പൊ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അറിയാ അങ്ങനെ പറഞ്ഞു

അങ്ങനെ interest വന്നതാണോ അയിന്

അങ്ങനെയില്ല ഞാൻ ഇങ്ങനെ നമ്മടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ കാണുവല്ലോല്ലേ ആ

അപ്പൊ അങ്ങനെ തോന്നാ പിന്നെ ഒന്നാമത് എനിക്ക് language പഠിക്കാൻ നല്ല interest ആ english ഒക്കെ ആ അപ്പൊ ഈ aviation അല്ലാതെ വേറെ എന്താ plan

അതിപ്പോ അതില് try ചെയ്തിട്ട് കിട്ടിയില്ലെങ്കി പ്പൊ നമ്മളെ കയ്യില് B. Tech ഇണ്ടല്ലോ അപ്പൊ ഞാന് computer fieldITfeild ൽ ഏതെങ്കിലും നോക്കും അത് കഴിഞ്ഞിട്ട് ഒരു degree യും കൂടി എടുക്കാൻ plan ണ്ടോ

ആ

എന്ത companies ലൊക്കെ HR ഒക്കെ ആവാൻ

MBA വേണംന്ന് പറയുന്ന കേട്ടിനു അപ്പൊ അങ്ങനൊരു ഇത്

ഇപ്പൊ job എന്തേലും ചെയ്യാനുണ്ടോ പഠിക്കുന്നൻ്റെ ഇടയില്

ഇല്ല ഞാന് ഒരു three months മുന്നേ ഒരു tuition center ൽ class എടുത്തിന് ഏഹ് അപ്പൊ അത് continue ചെയ്തൂടെ എന്നാല്

stop എയ്തു ല്ലേ എന്യു ഇപ്പൊതില് പോയി തുടങ്ങാൻ പറ്റുവൊ അതിക്കന്നെ അവിടെ ഇപ്പാ vacancy fill ആയി തോന്നുന്നുണ്ട് ഏഹ് അതിൻ്റെ certificate എന്തേലും ഉണ്ടോ experience ൻ്റെ experience ൻ്റെ പക്ഷെ അത് ആ എന്ത് അത്ര വലിയൊരു ഏർ tuition center ഒന്നു അല്ല i mean അഹ് tuition center കൾക്ക് അങ്ങന certificate ഉണ്ടാവോ ആ അതുണ്ടാവൂല ല്ലേ ഉണ്ടാവൂല ഇനി വേണെങ്കി ഓല് ready ആക്കിത്തരും നമ്മള് പറഞ്ഞു കഴിഞ്ഞാ എത്ര experience അങ്ങനെര് എഴുതി തരും അയിന് അവിടെ ഒരുപാട് കാലൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ ആ ഒരു nearly one year ആഹ് ആ one year ൻ്റെ അടുത്തുണ്ട് ല്ലേ ആ ഞാൻ maths ആ എടുത്തിരുന്നെ അവരെ ആഹ് അവിടെ എങ്ങനെ കൊറേ കുട്ടികളൊക്കെ ഉണ്ടാ ആ ഒരു നാപ്പത് ആ നാപ്പത് പേരക്കെ ഉണ്ടാവും morning ഉം evening ഉം ഉണ്ടായിരുന്നു അപ്പൊ plus two ല് computer science എങ്ങനെയുണ്ടായിരുന്നു plus two ല് computer science എനിക്ക് പഠിക്കാൻ ഇഷ്ടാണ് നമ്മൾ അതിൻ്റെ practical ആയിട്ട് ചെയ്യൂലെ ഏർ coding ഉം കാര്യങ്ങളൊക്കെ

ആ അത് അത് plus two ത്തെ plus one ത്തെക്കെ ഏർ നല്ല രസേനു പക്ഷെ നമ്മള് ഇപ്പൊ ഉം ഇ engineering ക്ക് വന്നിട്ട് നമ്മള് അയിൻ്റെ ഒന്നൂടിയും ഇതായിട്ട്ളെ ഉള്ളുക്ക് ഉള്ളത് പഠിക്കൂലോ

അപ്പളാണ് കുറച്ച് tough അതുവരെയൊക്കെ ഏർ ആ computer science കൊഴപ്പുണ്ടായില്ല പിന്നെ maths ഉം maths plus one plus two ഏർ tenth ന compare എയ്യുമ്പോ ഒന്നൂടിയും easy ആണ്

accounting field ഓ ഞാന് എനിക്കതിനെപ്പറ്റി വല്ലാണ്ട് അറീല ഞാൻ ഇതുവരെ നോക്കീട്ടില്ല

ആ teaching field എനിക്ക് താല്പര്യമുണ്ട് avia ആഹ് aviation അല്ലെങ്കിൽ ഇത് നോക്കാലോ അല്ലെ ആ aviation അല്ലെങ്കിൽ teaching അല്ലെങ്കിൽ IT field ആ ഞാനാ IT field ലേക്ക് പോണേൻ്റെ മുന്നേ teaching ല് try ചെയ്തോക്കും അതും കിട്ടീലെങ്കില് IT field നേക്കാളും ആ ആ IT field പറഞ്ഞാ എന്താന്നറിയോ നമ്മളിങ്ങനെ ഒരു computer ൻ്റെ മുന്നില് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ work ചെയ്യല്ലേ ചെയ്യാ

പക്ഷെ നമ്മക്കൊരു ഒരു career ആയിട്ട് choose ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല എന്ന് എനിക്ക് ട്ടോ ചില ഇപ്പൊ കുറച്ച് introvert ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണെങ്കി ഇങ്ങനെ crowd ഒന്നും ഇഷ്ടല്ല ആൾക്കാരടുത്ത് കൂടുതലും സംസാരിക്കാൻ ഇഷ്ടല്ലാത്ത ആൾക്കാർക്കൊക്കെ എന്താ കൊഴപ്പല്ല നല്ലതാണ് നല്ല salary യും കിട്ടും

ഉം പഠിക്കാതപ്പൊ ഒന്നും നടക്കൂല ല്ലേ

ആ ഇപ്പൊ എല്ലാത്തിൻ്റെയും basic ആയിട്ടുള്ള ഇത്ന്ന് പറഞ്ഞാ degree ആണ് അമ്മള് എന്ത് job നു പോവ്വാന്നെങ്കിലും at least ഓല് ചോയ്ക്കും ഒരു degree എങ്കിലും അതെ എവിടേലും interview നൊക്കെ പോവുമ്പളും

ആ അഹ് ഞാനിങ്ങനെ അതിൻ്റെ ഒരു ഏർ റെ recruitement ൻ്റെ സംഭവം കണ്ടിരുന്നുട്ടോ ഏർ ഇൻസ്റ്റാഗ്രാമിലിണ്ട് ലൊ അപ്പൊ അതിലും ഓല് കൊടുത്ത്കുണു any degree ന്ന് അതിനു വരെ വേണം അത്ന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ skill ആണ് മൊത്തം ഈ degree യോ certificate ഓ നമ്മളെന്താ പഠിച്ചേ അയിൻ്റെ ഒന്നും ഒരാവശ്യല്ല പക്ഷെ അവിടേം ചോയ്ക്കുണ്ട് at least ഒരു degree

ഉം നല്ലതാ ഇപ്പൊ ആര് കണ്ടാലും ആദ്യം അതെന്നെ അല്ലെ ചോയ്ക്കുഅ എന്താ പഠിച്ചേ

ഉം ഉം അത് ശരിയാന്ന്

ആ degree എന്താണ് ഇത് കഴിഞ്ഞിട്ടെടുക്കാൻ താല്പര്യം ഉണ്ട് ന്നാ പറഞ്ഞെ

ആഹ് അല്ലല്ലെ BB എന്താണ് MBA ആണ് പറഞ്ഞത് ല്ലേ MBA ക്ക് ആരേലും പഠിക്കുണ്ടൊ അറിയണ ആരേലും relatives ഓ ആഹ് BBA ക്ക് എൻ്റെ കുറെ friends ഒക്കെ പഠിക്കുണ്ട് MBA ഞാനിങ്ങനെ യൂട്യുബിലും അയിലും ഇതിലൊക്കെ search എയ്തിട്ട് അങ്ങനെ കിട്ടിയ അറിവാണ് MBA നെപ്പറ്റിട്ട് വീട്ടിന്നൊക്കെ പഠിക്കാൻ support ആ

ആ marriage എന്തെങ്കിലും നോക്കുന്നുണ്ടോ

ഉം aviation ആണ് അപ്പൊ plan അല്ലെ

ഉം ഏതൊക്കെ ഇതിലാണ് ഏതൊക്കെ paper ആ പോയിക്ക്ണെ suppli

അത് ഉം first sem ത്തെ രണ്ട് paper ഉം third sem ത്തെ ഏർ രണ്ടെണ്ണം

ഇനിയൊ ഇനി ഇപ്പൊ ഞാൻ final year അല്ലെ ആ final year ആയിക്കുണു ല്ലേ ഉം ഇനി final year ട്ടോ